ഇപ്പോഴത്തെ കാലാവസ്ഥ എന്താ അല്ലേ ? നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് . നേരത്തെ ഒക്കെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇന്ന മാസം തുടങ്ങി ഇന്ന മാസം വരെ മഴക്കാലാമാണ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ വേണൽക്കാലമാണ് എന്നൊക്കെ പറയാം . പക്ഷേ ഇപ്പോ ഒരു സ്ഥിരത ഇല്ല ഇന്നു മഴയാണെങ്കിൽ നാളെ വെയിലായിരിക്കും അത് കഴിയുമ്പോ പിന്നെ മഴയായിരിക്കും അങ്ങനെ ഒരവസ്ഥയായി . ഇതിനൊക്കെ കാരണം ഉണ്ടല്ലോ നമ്മള് മനുഷ്യന്മാരും പ്രകൃതിയുമായിട്ടുള്ള ഒരു എന്താ പറയാ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആര് ആ അ മനസ്സിലാക്കൽ ഇപ്പോ ഇല്ല എന്നുള്ളതാണ് . നമ്മള് നമ്മുടെ ഇപ്പതുള്ള ജീവിതരീതികളും എല്ലാം പ്രകൃതിക്ക് ഒട്ടും ഇണങ്ങാത്ത രീതിയിലാണ് . നമുക്കറിയാം പണ്ടൊക്കെ ആണെങ്കി ദൂരം എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിരുന്നു നമുക്ക് . എന്നാൽ ഈ സമയ ഈ സമയങ്ങളിൽ നമുക്ക് ദൂരം ഒരു പ്രശ്നമല്ല . നമുക്ക് അതിന് അതിന് മാത്രം വാഹനങ്ങളും കാര്യങ്ങളും നമുക്കുണ്ട് . ഇരു ചക്ര വാഹനങ്ങള് ഉണ്ട് നാല്ചക്ര വാഹനങ്ങൾ ഉണ്ട് ആന വണ്ടികൾ ഉണ്ട് . അങ്ങനെ പല ആ മാധ്യമങ്ങളുണ്ട് . പക്ഷേ ഇതൊക്കെ ഓടിക്കാൻ നമ്മള് ഉപയോഗിക്കുന്ന എണ്ണകള് ഇവ ഇത് ഉപയോഗിക്കുമ്പോ പുറപ്പെടുവിക്കുന്ന

ആ അതിഭീകരമായ വാതങ്ങളും മറ്റും നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ അന്തരീക്ഷത്തെ അങ്ങേ അറ്റം മലിനമാക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള നമ്മുടെ ഒരുപാട് നമ്മള് ഈ ദൈനം ദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് അന്തരീക്ഷത്തിനെ പ്രകൃതീനെ ഒക്കെ ഇപ്പം ചൂഷണം ചെയ്തു കൊണ്ടിരിക്കുന്നത് . എനിക്ക് തോന്നുന്നു അതിന്റെ ഒക്കെ ഒരു പരിണിതഫലമാണ് ഇപ്പം നമുക്ക് ഒട്ടും നിർവചിക്കാൻ പറ്റാത്ത ഈ കാലാവസ്ഥയൊക്കെ . ചിലപ്പോ നമുക്ക് കാണുമ്പോ തന്നെ പേടിയാകും കാരണം ഇത് ഇങ്ങനെ പൊയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോ ഉണ്ടാകാൻ പോകുന്ന ചൂടും , അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രളയമൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് .

ഇവിടെ പ്രളയങ്ങൾ തന്നെ കാണുന്നുണ്ട്. കുറച്ച് നാൾക്ക് മുന്നേ വരെ പ്രളയം എന്ന് ഒക്കെ ഉള്ളത് വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് . പക്ഷേ എന്ന ഇപ്പോ അങ്ങനയല്ല. ഇപ്പം മഴക്കാലം ആയാൽ അതിന്റെ ഒപ്പം തന്നെ ഉണ്ടാകുന്ന കാര്യമാണ് ഈ പ്രളയങ്ങൾ എന്നൊക്കെ പറയുന്നത് . ഇത് എന്ന് തുടങ്ങിയാണ് ഇങ്ങനെ വന്നത് ?

അത്പോലെ വേനൽക്ക വേനൽക്കാലം എന്ന് പറയുന്നത് ചുട്ടു പഴുക്കുന്ന ചൂടഒക്കെയാണ് . പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ട് പോലുമില്ല . ഇന്നു നമ്മൾ രാജസ്ഥാനും മറ്റും സ്ഥലങ്ങളിൽ കേൾക്കുന്ന ചൂടൊക്കെയാണ് ഇപ്പോ നമ്മളെ നമ്മുടെ സ്വന്തം

ആ പ്രകൃതിക്ക് സഹിക്കാന് പറ്റാത്ത രീതിയിലുള്ള ഒരു ഉപയോഗത്തിലേക്ക് പല കാര്യങ്ങളിലെയും ഉപയോഗത്തിലേക്ക് നമ്മള് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ് . എന്താണ് ജോസുന് തോന്നുന്നേ? ആഹ്. എനിക്കും അത് തന്നെയാണ് അഭിപ്രായം, അർച്ചന. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആഹ്. എന്റെയും അഭിപ്രായം അതുപോലെ തന്നെയാണ്. കാരണം ഇന്നലെ പെയ്ത മഴ തന്നെ ആലോചിച്ച് നോക്കൂ. എത്ര ശക്തമായിട്ടാണ് മഴ പെയ്ത് കൊണ്ടിരുന്നത്. അതും ഈ മഞ്ഞ് കാലത്ത് തന്നെ.

കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്നലെ ആ ഇടി...ഇടി വെട്ടോട് കൂടിയ മഴ പെയ്തത്. അല്ലെ, അർച്ചന? ഏഹ് അങ്ങനെ ഏഹ് നമുക്ക് മനസ്സിലാക്കാവുന്നത് കാലാവസ്ഥാവ്യതിയാനം വളരെ രൂക്ഷമായി കേരളത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ മാത്രമല്ല

ഏഹ് ഒട്ടുമിക്ക ഏഹ് രാജ്യങ്ങളിലെയും ഒരു അവസ്ഥ ഇതുതന്നെയാണ്. അല്ലെ? ഏഹ് പിന്നെ എന്താ നമ്മുടെ ഏഹ് കടൽ പ്രദേശങ്ങൾ അഥവാ ഏഹ് നമ്മുടെ ഏഹ് സമുദ്രനിരപ്പ് ഏഹ് വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാ...ഓരോ വർഷം കഴിയുംതോറും. ഏഹ് നമ്മുടെ ഏഹ് ഏഹ് ലക്ഷദ്വീപ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഏഹ് ഭൂ...കടലിന്റെ അടിയിലേക്ക് ഏഹ് ഓരോ ദിവസവും ഓരോ ഏഹ് ഓരോ മണിക്കൂറുകളും തന്നെ ഏഹ് കടലിന്റെ അടിയിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഏഹ് കാലാവസ്ഥാവ്യതിയാനം കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. ഏഹ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് കാലാവസ്ഥാവ്യതിയാനം ഭൂമിയുടെ തന്നെ ആഗോള താപനത്തെ വർധിപ്പിക്കുന്നുവെന്നും ഏഹ് അതിലൂടെ ഏഹ് അന്റാർട്ടിക്ക മേഖലകൾ അതേപോലെ ആർട്ടിക മേഖ...ആർട്ടിക് മേഖലകളിലെ മഞ്ഞ് ഉരുകിക്കൊണ്ട് ഏഹ് സമുദ്രനിരപ്പ് വളരെ അധികമായിട്ട് വർധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളിൽ തന്നെ കണ്ടതാണ് ഓരോ ഏഹ് ചെറിയ, ചെറിയ ഏഹ് സ്ഥലങ്ങൾ വരെ ഏഹ് വെള്ളത്തിന്റെ അടിയിലേക്ക് പൊയ്ക്കോണ്ടിരിക്കുകയാണ്. ഇനി ഒരു പത്ത് വർഷമൊക്കെ അവർക്ക് ആയുസൊള്ളൂ എന്ന് ഏഹ് രീതിയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ലക്ഷദ്വീപുമാകാം. ചിലപ്പോൾ അത് അഹ് അതിനൊരു അൻപത് കൊല്ലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഏഹ് നമ്മുടെ കേരളവും അതേ അവസ്ഥയിലേക്ക് എത്തിയിരിക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് ഏഹ് ചെല്ലാനം പോ...പോലുള്ള നമ്മളുടെ ഏഹ് എറണാകുളം ജില്ലയിലെ തന്നെ ഏഹ് ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവിടെ ഏഹ് എല്ലാ വർഷവും ഏഹ് സമുദ്രനിരപ്പ് വർധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സുനാമി പോലുള്ള ഏഹ് വലിയ തിരമാലകൾ കൊണ്ട് അവിടുത്തെ ജനം കഷ്ടപ്പെടുകയാണ്. അതായത്, ആ ഏഹ് പ്രളയം പോലുള്ള അവസ്ഥ തന്നെ അവർ എല്ലാ വർഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മഴക്കാലങ്ങളിലും ഇവർ ഇത് തന്നെയാണ് ഏഹ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ പോലെ തന്നെ ഏഹ് നമ്മുടെ തന്നെ ഏഹ് പശ്ചിമ മേഖ...ഏഹ് മേഖല ഭാഗങ്ങളിൽ ഏഹ് കാടിൻറെ പ്രദേശങ്ങളുടെ വിസ്തീർണം ഏഹ് കുറഞ്ഞ്, കുറഞ്ഞ് വരുകയാണ്. അതായത് ഏഹ് ഇപ്പോൾ ഏഹ് ലക്ഷക്കണക്കിന് ഏഹ് ചതുർഷ്...ചതുരശ്ര അടി ഉണ്ടായിരുന്ന ഏഹ് നമ്മുടെ ഏഹ് പശ്ചിമഘട്ട മേഖലകൾ ഇന്ന് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഏഹ് അധികമായ ഏഹ് മരം വെട്ടൽ. പിന്നെയെന്താ ഏഹ് നമ്മുടെ വനത്തെ നശിപ്പിക്കുന്ന അങ്ങനെയുള്ള പ്രവണങ്ങ...പ്ര...പ്രവണതകൾ ഏഹ് മലയാളികളുടെ ഏഹ് അല്ല മലയാളികൾ മാത്രമല്ല എല്ലാ ഏഹ് വിഭാഗ ജനങ്ങളിൽ നിന്നും ഉണ്ടാകാറുണ്ട്. ഓരോ ഏഹ് ഏഹ് വീട് പണിയാൻ ആവശ്യമായിട്ട് ക...ഏഹ്

ചൂഷണങ്ങൾ നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടി കുറച്ച് കാലം കാലങ്ങൾക്ക് ശേഷം ഇത് നമ്മളെ അധികമായി ബാധിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ശരിക്കും ഈ ഏഹ് എന്താ ഇപ്പോൾ പറയാ ഏഹ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാവ്യതിയാനങ്ങൾ പോലെയുള്ള ഓരോരോ മാരകമായ ആഹ് നമ്മുടെ ജീവന് തന്നെ ദോഷം ചെയ്യുന്ന പല പല കാര്യങ്ങൾ ഏഹ് രൂപപ്പെടാൻ തുടങ്ങും. ഇപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളുടെ ഏഹ് എത്രയോ പേർക്ക് ഏഹ് ഏഹ് നമ്മുടെ രോഗങ്ങൾ വരുന്നുണ്ട്. പല തരാം രോഗങ്ങൾ. നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും കൂടെ ഇല്ലാത്ത രോഗങ്ങൾ ഓരോ ജനത്തെയും ബാധിക്കുന്നുണ്ട്. അതിന്റെയെല്ലാം മൂല കാരണം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥാവ്യതിയാനം തന്നെയാണ്. അല്ലെ? അർച്ചനയ്ക്ക് എന്ത് തോന്നുന്നു ഇതിനെപ്പറ്റി? അതേ അതേ വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗമാണ് ഇവിടെ പറഞ്ഞത് ജോസ് . ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ ഓർത്തെടുത്ത് പറഞ്ഞപ്പോ അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് പേടിയാകും കാരണം ഇതിനെക്കാട്ടും മോശമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ ഇനി അതിക സമയത്തിന്റെ ആവശ്യമില്ല . ഈ പറഞ്ഞ പോലെ ധാരാളം പ്രകൃതി ദുരന്തങ്ങൾ ഇപ്പോ ദിനം പ്രതി എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നത് ഇത് തന്നെയാണ് . ഇപ്പോ നമ്മുടെ കൊച്ചു കേരളത്തില് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ തന്നെ പല ഭാഗങ്ങളിലും എന്നും നടക്കുന്നതാണ് ഈ കടലാക്രമണങ്ങള് പ്രളയങ്ങള് അല്ലെങ്കിൽ വരൾച്ചകളും മറ്റും കാര്യങ്ങളും . ഇപ്പം ഈ പറഞ്ഞ പോലെ രോഗങ്ങളും ശരിയാണ് നമുക്ക് കുറച്ച് നാളുകൾ മുന്നേ കേൾക്കാത്ത പല പല രോഗങ്ങളുണ്ട് . ഇപ്പം സൂര്യതാപം ഏറ്റ് ഉണ്ടാകുന്ന പൊള്ളലുകള് നിത്യമായിട്ട് നടക്കുന്നതാണ് നമ്മൾ അത്

ആ അതുണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല . കാരണം അത്രമാത്രം ആ സൂര്യ രെശ്മികൾ അല്ലെങ്കിൽ നേരത്തെ നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് സൂര്യതാപം അതികം എക്കാണ്ടിരുന്നത് . നമ്മക്ക് നമ്മളെ അതിൽ നിന്നു സംരക്ഷിക്കാനായിട്ട്

അന്തരീക്ഷത്തിൽ തന്നെ പാളികളുണ്ടായിരുന്നു. എന്നാൽ ആ പാളിക്ക് പോലും ഇപ്പോൾ വിള്ളൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്രമാത്രം സൂര്യ രെശ്മികൾ നമ്മുടെ നമ്മുടെ എന്താ പറയാ നമ്മുടേ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങിയത് . അങ്ങനെ പതിക്കാൻ തുടങ്ങിയപ്പം മുതലാണ് നമുക്ക് ഇതിന്റെ പ്രശ്നം .

ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് പാളിയിലിങ്ങനെ വിള്ളലുകൾ ഉണ്ടാകുന്നത് ?ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ നമ്മുടെ നിത്യ ജീവിതത്തില് ഉപയോഗിക്കുന്ന ഒരുപാട് എണ്ണകളിൽ നിന്നുണ്ടാകുന്ന വാതകങ്ങളും മറ്റും . അത് അന്തരീക്ഷരത്തിൽ എത്തുമ്പോ ആ അന്തരീക്ഷത്തില് ഉള്ള പാളിയുമായിട്ട് ഉണ്ടാകുന്ന രാസപ്രവർത്തന

പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അതിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് വച്ചാൽ നമ്മള് ഏത് സ്ഥലത്ത് നിന്നാണോ ഇതിന്റെ ഉപയോഗം ഉണ്ടാകുന്നേ ആ സ്ഥലത്തിന് നേരെയല്ല പാളിയിൽ വിളളലുണ്ടാകാൻ പോകുന്നേ . അത് വേറെ ഒരു ഭൂമിയുടെ തന്നെ വേറെ ഒരു അറ്റത്തായിരിക്കും അത്കൊണ്ട് വിള്ളലുണ്ടാകുന്നത്.

ങാ പ്രത്യേകിച്ച് ഇപ്പോ ആമസോൺ കാടുകളിലും മറ്റും നമുക്കറിയാം അവിടെ ഒരുപാട് വനങ്ങൾ ഉള്ള ഭൂപ്രദേശമാണ്. എന്നാൽ കൂടി ആ ഭാഗങ്ങളിൽ പോലും ഈ വിള്ളലുകൾ ഉണ്ടാകുമ്പോ അവിടത്തെ സസ്യ സ്രോതസ്സുകളെ വലിയ രീതിയില് ബാധിക്കാനിടയുണ്ട്.

വനങ്ങൾ വെട്ടി കുറയ്ക്കാൻ തുടങ്ങിയത്. എന്നാൽ ഈ വെട്ടുന്ന മരങ്ങൾക്ക് പകരമായിട്ട് പുതിയ മരങ്ങളോ ചെടികളോ ഇവര് സ്ഥാപിക്കുന്നില്ല. അത് പോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുണ്ടാകുന്ന പല സസ്യങ്ങളും നമുക്ക് നട്ട് വളർത്താൻ കഴിയുന്നവയല്ല . അത് പ്രകൃതിയില് സ്വമേതയാ ഉണ്ടായ ഒരു സംഭവമാ .

പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ ആളുകൾ ചിന്തിക്കുന്നില്ല. നമുക്ക് വളരെ വിലപ്പെട്ട സസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെ പല അതൊക്കെ വിലമതിക്കാനാകാത്ത സ്വത്താണ് അത് നമുക്ക് ഒരിക്കലും

അന്തരീക്ഷത്തിലെ അളവ് കൂട്ടാൻ കാരണം. അങ്ങനെ കൂടുമ്പോ സ്വാഭാവികമായിട്ട് ചൂട് കൂടും . ചൂട് കൂടുമ്പോ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇതുപോലെ വരൾച്ച ആയിട്ടും കാലം തെറ്റിയുള്ള മഴയായിട്ടും ആയിട്ടും ഒക്കെ ഉള്ള നമുക്ക് അനുഭവ പ്പെടേണ്ടിവരും. പിന്നെ അത്പോലെ നമ്മള് ആ നമുക്കറിയാം പണ്ട് പാടത്ത് പണിയെടുത്തിരുന്ന കർഷകർക്കൊക്കെ ആ സമയത്ത് ഘടികാരം ഒന്നുമില്ല . അവർക്ക് പക്ഷ കൃത്യമായിട്ട് മാനത്ത് നോക്കിയിട്ട് സമയം പറയാനും അല്ലെങ്കി കാലാവസ്ഥയൊക്കെ കൃത്യമായിട്ട് എന്നാൽ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞർക്ക്

ഇത്ര അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ കൈയിൽ ഉണ്ടെങ്കിൽ പോലും അത് പ്രവചിക്കാൻ പറ്റില്ല . എന്തുകൊണ്ടാണ് ? കാരണം മനുഷ്യന്റെ കൈയിൽ അല്ല ഇപ്പോ ഒന്നും . നമ്മള് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പ്രകൃതിയോട് നടത്തുന്ന ചൂഷണങ്ങളൊക്കെ എന്നെങ്കിലും ഒരിക്കെ തിരിച്ചടിക്കും. അങ്ങനെ പ്രകൃതി തിരിച്ചടിക്കുന്നതാണ് പ്രകൃതി ദുരന്തങ്ങളുടെ രൂപത്തില് ഒക്കെ വരുന്നത് .

പിന്നെ ഈ പറഞ്ഞ പോലെ അന്തരീക്ഷപാളിയിലെ വിള്ളൽ എന്ന് പറയുന്നത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമാണ്. പല രാജ്യങ്ങളും അത് തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങള് ചെയ്യാൻ നോക്കുന്നുണ്ട് . അതായത് അവരുടെ

സ്വന്തം രാജ്യങ്ങളില് അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള ഭരണ പ്രദേശങ്ങളിലൊക്കെ ഈ പറയുന്ന സാധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും മറ്റും ഒക്കെ പല പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. എന്നാൽ കൂടി അത് നമ്മടെ ജനങ്ങള് ഏറ്റവും ചെറിയ രീതിയിലുള്ള ആളുകൾ വരെ അതിനു വേണ്ടി മുന്നോട്ട് വരികയും അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുളളു . ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നിത്യ ജീവിതത്തില് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങള് തന്നെയാണ് ഇതിനൊക്കെ കാരണമാകുന്നത് . ഒറ്റയടിക്ക് അതൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും.അത് മനസ്സിലാക്കാൻ കഴിയും . എന്നാലും ഇത് എത്ര മാത്രം പ്രശ്നങ്ങൾ ആണ് ഉണ്ടാക്കുന്നേ എന്ന് മനസ്സിലാക്കാൻ ബോധമുള്ള ആൾക്കാരാണെങ്കില് പതിയെ പതിയെ അവരുടെ ജീവിത രീതികളില് മാറ്റങ്ങള് വരുത്തണം . കാരണം അതിനു പകരം വേറെ ഒരു സംഭവം നമുക്ക് കൊണ്ട് വരാൻ കഴിയും. എന്ന നമുക്കീ പറയുന്നത് പോലെ വലിയ വലിയ ആഘാതങ്ങള് പ്രകൃതിയില് എൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും തിരിച്ച് പഴയ അവസ്ഥയിൽ ആക്കാൻ പറ്റില്ല. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൾ കൂടി കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്തുന്നത് ആ നന്നായിരിക്കും . നമുക്ക് ഒരോരുത്തർക്കും നന്നായിരിക്കും. പിന്നെ അത്പോലെ തന്നെ നേരത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യം പറഞ്ഞപ്പം എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച ഒരു സംഭവം എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോ ഭയങ്കര ഭീകരമായിട്ട് തോന്നിയതാണ് ഉത്തരാഖണ്ടിൽ ഒരിക്കം ഉണ്ടായ ഒരു

ഭീമൻ പ്രളയത്തെ പറ്റി അന്ന് ഞാൻ പത്രങ്ങളിൽ വായിച്ച് കേട്ടിട്ടുണ്ട് അതിനകത്ത് ഉണ്ടാകുന്ന ഒരു തുള്ളി മഴ വെള്ളം എന്ന് പറയുന്നത് ഒരു കുടത്തിനത്രയും വലിപ്പം ഉണ്ടായിരുന്നു എന്ന് . അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ അത് നമ്മുടെ അത്രേം ഉയരത്തില് നിന്നു ഒരാളുടെ മേത്ത് വീഴുമ്പോ തന്നെ

അത് അത് തന്നെ വല്ലാത്ത ഒരു ആഘാതം ആളുടെ മേത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ അത്ര ഭീകരമായിട്ടുള്ള ഒരു അത്ര ഭീകരമായിട്ടുള്ള ഒരു മഴ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് നമ്മൾ തള്ളികാണുന്നതല്ല

ഇതിപ്പോ അവിടെ ഉത്തരാഖണ്ഡിൽ മാത്രമല്ല നാളെ എവിടെ വേണമെങ്കിലും സംഭവിക്കാം അല്ലെങ്കിൽ ഇപ്പോ നമുക്കറിയാം

അതേ അതേ പറഞ്ഞോളു ജോസു ആഹ്. അതെ. ആഹ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രളയത്തിന്റെയൊക്കെ കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ കൂടി ഒരു ഭാഗ...ഇന്ത്യയിലെ ഒരു ഭാഗം പ്രളയം കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ മറ്റൊരു ഭാഗം വരൾച്ച കൊണ്ടാണ് കഷ്ടപ്പെടുന്നത്. അത് അതും ഏഹ് ഒരു ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് അതി...ഏഹ് ആവശ്യത്തിൽ അധികമായിട്ട് മഴവെള്ളം ലഭിക്കുന്നുണ്ട്. ഏഹ് പ്രളയം പോലെ ഏഹ് നമ്മൾ വളരെ കഷ്ട...ഉത്തരാഖൻഡിലെ പ്ര...പ്രളയം തന്നെ ഒരു കാരണമാണ്. അതേപോലെ ഏഹ് എഹ് മ്മ്മ് ഭൂചലനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരു ഭാഗത്ത് ഏഹ് അതിന്റെയെല്ലാം നേരെ ഏഹ് നേരെ തിരിച്ചാണ് അഹ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വെള്ളം ഇല്ലാതെ വരുക, കൃഷി ചെയ്യാൻ വര...പറ്റാതെ വരുക. ആഹ് ആഹ് ജനങ്ങൾ ഏഹ് ദാഹിച്ച് വലഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ അവിടെയും കേട്ടിട്ടുണ്ട്. അവിടെയും ഈ ഏഹ് അന്തരീക്ഷ താപനില ഓരോ ദിവസവും വർധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നാല്പത്...നാല്പത് ഉണ്ടായിരുന്ന ഏഹ് രാജസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് നാല്പത്തിയഞ്ചും ഏഹ് നാല്പത്തിയൊൻപതുമാണ് സ്ഥിതി. അതേപോലെ ഡൽഹി പോലെയുള്ള പ്രദേശങ്ങളിലും മുപ്പത്തിയഞ്ചും മുപ്പത്തിയൊൻപതുമാണ്. കേരളത്തിൽ ഏഹ് ഇരുപത്തിയൊൻപത് ഇരുപത്തിയെട്ടിൽ നിന്നിരുന്നത് ഇപ്പോൾ മുപ്പത്തിരണ്ട് മുപ്പത്തിയഞ്ചിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. പാലക്കാട് പ്രദേശങ്ങളിൽ വളരെ ചൂട് കൂടി. നമ്മൾ എൻ...എന്നും വാർ ഏഹ് വാർത്തകളിൽ കാണാറുള്ളതാണ്. അതായത് അവിടെ സൂര്യതാപം ഏൽക്കുന്ന കാര്യം. അതേപോലെ തന്നെ ഏഹ് ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം തന്നെ അവിടെ നിൽക്കട്ടെ. ഏഹ് ബേ ഏഹ് ബാ...ഏഹ് ബാക്കിയുള്ള ഏഹ് രാജ്യങ്ങളിലും ഇതേ അവസ്ഥ തന്നെ

അഹ് അഹ് അതിനോടനുബന്ധിച്ച് ഒരുപാട് രാജ്യങ്ങൾ അതായത് ചിലപ്പോൾ ഈ രാജ്യമാണ് ഏഹ് ഇതിന് കാരണക്കാരെങ്കിൽ പക്ഷെ അത് അനുഭവിക്കുന്നത് വേറെ രാജ്യം വേറെ രാജ്യത്തിലെ ആൾക്കാരായിരിക്കും. നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളതാണ് ന്യൂനമർദ്ദങ്ങൾ. ന്യൂനമർദം ഏഹ് പണ്ടൊന്നും കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് എന്നും ഏഹ് അതായത് എൻ...ഒരു മഴക്കാലം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് വട്ടമെങ്കിലും ന്യൂനമർദത്തിന് ഏഹ് വാർത്തകൾ നമ്മൾ കേൾക്കാറുള്ളത്. ഈ ന്യൂനമർദം കാരണമാണ് നമ്മുടെ ഏഹ് നമ്മുടെ ഏഹ് രാജ്യങ്ങൾ എഹ് ഓരോ ഭാഗങ്ങളിൽ പ്രളയം അധികമായി വർധിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികം മഴ നമുക്ക് ഏഹ് നൽകിക്കൊണ്ട് ആണ് ഏഹ് പ്രകൃതി ഏഹ് പോകുന്നത്. പക്ഷെ ഏഹ് വേറെ എവിടെയോ ഏഹ് കിട്ടേണ്ട മഴയാണ് നമുക്ക് ഇവിടെ അധികമായി പെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഏഹ് വരൾച്ച പോലുള്ള ഏഹ് അതികഠിനമായ അവസ്ഥയും നമുക്ക് പ്ല...പ്ലറ...പ്ലറ...പ്ലറയം പോലുള്ള വളരെ മോശമായ അവസ്ഥയുമാണ് ഇണ്ടാ...ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മ്മ് തീർച്ചയായും നേരത്തെ ജോസു പറഞ്ഞ പോലെ വൻകിട രാജ്യങ്ങളും മറ്റുമാണ് ഇതിനകത്ത് പ്രധാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ അവര് തന്നെയാണ് ഇതിനകത്ത് കൂടുതലും കണ്ണടയ്ക്കുന്നത് . അപ്പോ

ഇനിയുള്ള കാലമെങ്കിലും ആൾക്കാർ ഇതിൽ കൂടുതൽ ജാഗരൂകരായിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ജീവിത രീതി സ്വീകരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് . ശെരിയെന്നാൽ

അത് തന്നെ. ശരി. ശരി.